വീണ്ടു കൊള്ളണമെന്നില്ല വ്യയത്തെ കുറിച്ചുള്ള അറിവ് എത്ര മാത്രം കുറക്കാൻ കഴിയും എന്ന് മനസിലാക്കുവാൻ സഹായിക്കുന്നു ഒരു ഉൽപ്പന്നം ഇപ്പോഴുള്ള ഉൽപ്പന്ന നിരയിൽ ചേർക്കപ്പെടുമോ ഇല്ലയോ എന്നും മനസിലാക്കുവാൻ

വില Elastic ഗഥ പരിഗണിക്കേണ്ടതുണ്ട് ഒരു ഉൽപ്പന്നത്തിന്റെ ചോദനം Elastic കമല്ലെങ്കിൽ management ന് അതിന്റെ വില വർധിപ്പിക്കുന്ന തിനും തത്വര ലാഭം വർധിപ്പിക്കുന്നതിനും സാധിക്കും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 ഒരു ഉൽപ്പനത്തിന്റെ ചോദനം സമമായ Elastic ഗഥ ആയാൽ വില കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല നിലവിലുള്ള വില മാറ്റാതിരുന്നാൽ വിപണിയിലുള്ള മറ്റ് ഉൽപ്പാദകരുടെ പ്രതികാര മനോഭാവത്തോടെ കൂടിയ വില

ശരാശരി വ്യായ നിർണയം മുഴുവില വില നിർണയം സീമാന്ത വില നിർണയം Markup വില നിർണയം നിർണയം എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ഈ അധിക തുക സ്ഥിര വ്യയവും ലാഭവവും സംഭാവന ചെയ്യുന്നു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 ഒരു ഉൽപ്പന്നത്തിന്റെ വിലയും ആളുകൾ അതിന് അ കൊടുക്കാൻ തയ്യാറാകുന്ന തുകയും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു ബന്ധവും ഇല്ല രണ്ട് വിപണി ശക്തികളും മത്സരവും ശരിയായി പരിഗണിക്കപ്പെടുന്നില്ല Margine നിശ്ചയിച്ചത് കൊണ്ട് മാത്രം ലാഭം ഉണ്ടാകുന്നില്ല വിൽപന നടക്കാതെ ലാഭം ഉണ്ടാവുകയില്ല മൂന്ന് വിവിധ വിലയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമായി വ്യയത്തെ കാണുന്നു നാല് വ്യയ അഹ് നിർണയത്തിന് ഉപയോഗിക്കുന്ന വ്യയ സങ്കൽപ്പങ്ങൾക്ക് വില നിർണയ കാര്യത്തിൽ പ്രസക്തമാകണമെന്നില്ല ഗുണങ്ങൾ ന്യായമായ വില നിശ്ചയിക്കുവാൻ സഹായിക്കുന്നു ഇത് നിഷ്പ്രയാസം പ്രവർ പ്രാവർത്തികമാക്കാം ഒരു സ്ഥാപനത്തിന് ചോദനത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തപ്പോൾ ഈ സമ്പ്രദായം വളരെ ഗുണകരമാണ് നാല് ഈ വില നിർണയ രീതി

ഒരു വ്യവസ്ഥ ഒരു വ്യവസായത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വിപണിയിലെ നേതൃത്വ സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം ഈ സ്ഥാപനത്തിന് വിപണിയിൽ കാര്യമായ സ്വാധീനം ഉള്ളതിനാൽ ഈ സ്ഥാപനത്തിന് അനുകൂലമായ വില അവർക്ക് നിശ്ചയിക്കാം ആ വ്യവസായത്തിലെ മറ്റു സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ ഉൽപ്പന്നതിന്റെ വില നിർണ്ണയിക്കുന്നതിൽ ഒരു പങ്കും കാണില്ല മറിച്ച് നേതൃത്വ സ്ഥാപനം നിർണ്ണയിക്കുന്ന വില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 എന്നാൽ ഇതൊന്നും അവരുടെ വിപണി പങ്കാളിത്തം വർധിപ്പിക്കാൻ സഹായിക്കില്ല അതുകൊണ്ട് അവരും നേതൃത്വ സ്ഥാപനം വിലയിൽ വ്യത്യാസം വരുത്തുമ്പോൾ തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെയും വിലയിൽ വ്യത്യാസം വരു വരുത്തി മാറ്റാൻ നിർബന്ധിതമാവുന്നു ഏതെങ്കിലും ഒരു ചെറു സ്ഥാപനത്തിന് ഈ വില ലാഭകരമല്ലെങ്കിൽ ഉൽപ്പാദനം നിർത്തി വിപണിയിൽ നിന്നും വിട്ടു നിൽക്കാനേ കഴിയൂ വായു മർദ്ദമാപിനി വില നിർണ്ണയം നാല് വായു മർദ്ദമാപിനി വില നിർണയം ചില അനുകൂല സാഹചര്യങ്ങൾ മൂലം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വിപണിയിൽ നേതൃ സ്ഥാനം ഉണ്ടായിരിക്കാം ഈ നേതൃ സ്ഥാപനമാണ് വിപണിയിൽ വില നിർണ്ണയിക്കുന്നത് ആ സ്ഥാപന ആ വ്യവസായത്തിലുള്ള മറ്റു സ്ഥാപങ്ങളുടെ നന്മകളു നന്മ കൂടെ കാംക്ഷിക്കുന്ന ഒരു സ്ഥാപനമായാൽ നേതൃ സ്ഥാപനം നിർണ്ണയിക്കുന്ന വില ആ വ്യവസായത്തിലെ മറ്റു സ്ഥാപങ്ങളുടെ വ്യായ ലാഭ സാധ്യതകളും കൂടെ കണക്കിലെടുത്തായിരിക്കും ഇങ്ങനെ നിർണ്ണയിക്കപ്പെടുന്ന ഈ നേതൃ സ്ഥാപനത്തിന് കൂടുതൽ ലാഭം നേടി കൊടു ക്കുന്നതാണെങ്കിലും മറ്റു സ്ഥാപനങ്ങൾക്കും ലാഭകരമായ ഒന്നായിരിക്കും മറ്റു സ്ഥാപനങ്ങൾ തങ്ങളുടെ വില നിർണ്ണയിക്കുന്നില്ലെങ്കിലും അവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായ നേതൃ സ്ഥാപനം നിർണയിക്കുന്ന വിലയിൽ അവർ സംതൃപ്തരായിരിക്കും ഉൽപ്പന്ന നിര വില നിർണയം അതായത് ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പങ്ങളുടെ കൂട്ടത്തിനെയാണ് ഉൽപ്പന്ന നിര എന്ന് പറയുന്നത്

ഉൽപ്പന്നങ്ങൾ ഭൗതികമായി വിഭിന്നമായാലും അല്ലെങ്കിലും വിവിധ ചോദന സാഹചര്യങ്ങളിൽ വിവിധ വിലകളിൽ വിൽക്കപ്പെടുന്നു ഇവിടെ വില നിർണ്ണയത്തിൽ വ്യായ വ്യയത്തിന് വലിയ സ്ഥാനമില്ല മത്സര സാഹചര്യങ്ങളും ചോദന Elastic ഗഥയുമാണ് പ്രധാന ഘടകങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയത്തിൽ ഒരു സമ തുലനം ആവശ്യമാണ് ഉൽപ്പന്നങ്ങൾ പരസ്പരം പൂരകങ്ങളോ മത്സര സ്വഭാവമുള്ളവയോ ആകാം മത്സര ഉൽപ്പന്നങ്ങളുടെ വില നിർണയം അതായത് ഒരു സ്ഥാപനത്തിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ പകര വസ്തുക്കളായി കണക്കാക്കപ്പെടുന്നു ഉദാഹരണമായി വിവിധ തരം RadioTV മുതലായവ ഒരാൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിന്റെ പകരം വസ്തുക്കൾ പിന്നെ വാങ്ങുന്നില്ല വിപണി വിഭജനം കൊണ്ട് വില നിർണ്ണയ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉൽപ്പന്നത്തിൽ താൽപര്യമുള്ള ഉപഭോക്താവ് അതിന്റെ മറ്റു ഉൽപന്നങ്ങൾ വാങ്ങുവാൻ തൽപരനായിരിക്കില്ല ഉദാഹരണമായി ബജാജ് chetak scooter വാങ്ങുന്ന ആൾക്ക് ബജാജിന്റെ sapphire spirit മുതലായവ മുതലായ model ലുകളിൽ താൽപ്പര്യം കാണുകയില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപണി വിഭജനം നടക്കുകയും ഓരോ വിഭാഗത്തിലും പ്രത്യേക വില നിശ്ചയിക്കുകയും ചെയ്താൽ വരുമാനം വർധിപ്പിക്കാവുന്നതാണ് രൂപ കൽപന നിറം മുതലായവയിൽ ഉള്ള വ്യത്യാസത്തിൽ അടിസ്ഥാനത്തിൽ വിപണി വിഭജനം നടത്താവുന്നതാണ് ഇതോടെ ഞാൻ എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്ക്കാരം Hai അപർണ്ണ Hello ഗോപിക എന്തെല്ലാ സുഖല്ലേ ഒന്നുല്ല സുഖം ഇങ്ങക്കൊ സുഖം തന്നെ കൊറേ College ലെ പരിപാടിയെല്ലോ ഉണ്ട് ആഹ് അതെല്ലാം പോവാൻ കയ്യല്ല College പോയിട്ടില്ലെ ഇന്ന് College പോയി അഹ് അതിൻറെയ പറഞ്ഞോണ്ടിരുന്നെ ഇങ്ങേ ഒരുപാട് അഹ് എന്താ കൊറ അഹ് ചെ എഴുതാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കയ്യല്ല ഇങ്ങനെ ഇരിക്കുവാ Record കൊറേ ഇണ്ട് നമക്ക് എഴുതാൻ അതെല്ലാം കൊണ്ട് മടുത്തിരിക്കുവാ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 ഏത് സമയോം ഒമ്പതെരക്ക് പോയി നാലരവരെ നമക്ക് ഇടക്കൊരു സമായൊക്കെ കിട്ടും പക്ഷെ എന്നാലും കൊറവ ബാക്കിയുള്ളെ എ നമ്മളെ ITClass ഒക്കെ വെച്ച് നോക്കുമ്പോ നമക്ക് ഭയങ്കര കൊറവ അഹ് നമക്ക് ഒഴിവ് വള ഈ Semester മുതലാണ് നമുക്കിങ്ങനെ Permanent അല്ലെങ്കില് ഇപ്പോം നമുക്കിപ്പോം കൊറച്ച് സമയെങ്കിലും ഒഴിവ് കിട്ടാറുണ്ട് ഇപ്പൊ വളരെ കൊറവ

എനിക്ക് തോന്നിന്ന് ഈ ഈയൊരു സമയം March ഇരുപതാവുമ്പോ നമുക്കൊരു പരീക്ഷ വരാനില്ല അപ്പൊ ആ സമയത്ത് നമ്മളൊരു എല്ലാം എടുത്തു തീർക്കാനുള്ള തെരക്കാരിക്കും അദ്ധ്യാപകർക്ക് അതായിരിക്കാം ചെലപ്പോ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

അതും ശെരിയാണ് നിങ്ങളിപ്പോ മൂന്നാമത്തെ വർഷല്ലേ നടക്കുന്നെ ഇവിടെ രണ്ടാമത്തെ വർഷം Full കഴിഞ്ഞു മടുത്ത ഒരു ഇതിലാണിപ്പോ ഉള്ളത് പഠനം മാത്രേ മടുത്തിട്ടുള്ളു പക്ഷെ College പോകാൻ ഇഷ്ട്ടാണ് അത് കാരണം എ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇണ്ടാവല്ലോ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ രസാണല്ലോ പക്ഷെ പാടിപ്പാണ് പ്രശ്നം

പ്രശ്നമായിരിക്കും ചെലപ്പോ നമുക്ക് ഇങ്ങനെയൊരു പ്രത്യേകമായ മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം പ്രശ്നം മടിഞ്ഞ് കൂടുതലായിട്ട് തോന്നുന്നത്ത് ആഹ് അതെ ആ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

ആഹ് ഇനി വെരുന്ന അവസരങ്ങൾ എങ്ങനെയാ എന്താണെന്ന് നിങ്ങള് വിചാരിക്കുന്ന ആൾക്കാരും വിചാരിക്കാത്ത രീതില് Pass ആവലും തോൽക്കലും എല്ലാം കാണപ്പെടുന്നത്ത് നമ്മടെ University ലോക്കെ അറിയില്ല അതിൻറെ രീതി ചെലപ്പോ അങ്ങനെ ആരിക്കാ അല്ലാതിരിക്ക ഈ അത് ഒര് University ൻറെ മാത്രം പ്രശ്നല്ല എനിക്ക് തോന്നുന്ന് ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥപന ങ്ങളിലേതായാലും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 അതും പരീക്ഷക്ക് മാത്രം വേണ്ടിട്ട് ഇങ്ങനെയൊരു പഠിപ്പ്

എന്താ പറയാ അധ്യാപകരുടെ വീട്ടുകാരുടെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിനും Full a plus കിട്ടാനുള്ള അല്ലെ A plus വേണ്ടി പഠിക്കുന്ന ആ ഒരു രീതി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

അയ്യ കാര്യത്തില് മാത്രോള്ളൊരു കൊറച്ച് കാലത്തേക്ക് മാത്രം നമ്മളിറങ്ങിക്കൊടുക്കുക പരീക്ഷയുടെ മാത്രപ്പെട്ടുത്തുന്ന വിജയം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 എന്ന് പറഞ്ഞാല് ഒരു എട്ടു വയസ്സിനു ശേഷവാണ് ശെരിക്ക് നമ്മളിവിടെ ഒന്നാം Class ൽ പഠിക്കുന്ന സാധനം അവര് അഹ് എട്ടാം Class ഒമ്പതാം Class സമയത്താ പഠിക്കുന്നെ സ അതിനുമുന്നെ വരെ അഹ്

മാനസിക വളർച്ച അതൊക്കെയാണിവര് കൂടുതലും അഹ് നോക്കിക്കാണുന്നത്ത് അത് വളരാൻ വേണ്ടീട്ടാണ് ഇവര് കൂടുതലും പ്രയത്നിക്കുന്നതും അതക് അത് ശെരിക്കും പറഞ്ഞാല് നല്ലൊരു കാര്യവാണ് Indian വിദ്യാഭ്യാസ രീതിയെ അപേക്ഷിച്ച് അതേറ്റോം നല്ലൊരു അഹ് അഹ് വഴിയാണ്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 രീതിലൂടെ പഠിപ്പിച്ചെടുത്ത് എന്ന പറയാ ഒരു കാഷായ രൂപത്തിൽ പഠിപ്പിച്ചെടുത്ത് ഇതാക്കുന്ന ആ ഒരു രീതിയാണ് Indian വിദ്യാഭ്യാസത്തിന് അത് മാറ്റണം മാറ്റി എടുക്കേണ്ടതും നമ്മളാണ് നമ്മുടെ Government കണ്ടില്ലേ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 എ Government ഇങ്ങനെയൊരു എ നിയമം ഇറക്കിട്ടുണ്ടായിരുന്നു College കളില് ഇനി മുതൽ College കള് നാലരവരെയല്ല മൂന്നരവരെയാക്കി മാറ്റണം അപ്പൊ ഈ വിദ്യാഭ്യാസന്ന് പറയുന്നത് കുട്ടികൾക്ക്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 കൊറച്ചൊരു സമയം കൊ കൊറ കൊറച്ചു കിട്ടും ബാക്കിയുള്ള സമയം നമക്ക് വേണെങ്കി നമ്മളെ സുഹൃത്തുക്കളുവായിട്ട് എ കൊറച്ച് സംസാരിച്ച് നമുക്ക് നല്ല ബന്ധങ്ങളൊക്കെ വെരുത്താനുള്ള ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ Government എന്തോ അത് പിന്നെ എ വേണ്ടാന്ന് വെക്കോ അങ്ങനെ ആ നിയമം അങ്ങനെയങ് പോയി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 പദ്ദതി അതായത് കൊറച്ച് രാവില മുതലിപ്പോള് ആ ഒരു Message ഇന്ത്യയില് നല്ലതായിട്ട തോന്നിയത് കൊറേ സമയം Class കേട്ട് ഇരുന്നതിലും പ്രത്യേകിച്ച് ശ്രദ്ധയായൊന്നുണ്ടാവൂല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

പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ലെ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

എ അയിമ്പത് കുട്ടികള് തമ്മിലുള്ള ഒരു അവര് തമ്മില് ഈ ഈയൊരു ഉച്ചക്കെത്തെ ഒരു Class attend ആഹ് ആഹ് കേക്കുന്ന കുട്ടിയാളും

ഇപ്പോരൊമ്പ മണിമുതല് പന്ത്രണ്ടര വര അല്ലെങ്കി ഒന്നര വര ആണെങ്കി ആണി Class നടത്തുന്നതെങ്കില് നല്ലതാണ് എ കൊറച്ച് നേരം മാത്രേ നമുക്ക് എ ശ്രെദ്ധിച്ചിരിക്കാനും പറ്റുള്ളൂ ശെരിയാ നമ്മള് എ ബ്രെ നമ്മളെ തലച്ചോറിന് അത്രേ ഉള്ള ഒരു ഇത് മാത്രേ ഉള്ളു പക്ഷെ എ എന്താ നമുക്ക് ബന്ധങ്ങളും വേണല്ലോ ഓ സുഹൃത്തുക്കളുവായിട്ട് ഇപ്പൊ പറഞ്ഞപോലെന്നെ എൻറെ Plus two ലെ കാലഘട്ടം അത് കൊറോണ കാലഘട്ടവാരുന്നു Class ല് പകുതിയാള് രാവിലേം പകുതിയാള് ഉച്ചക്കും അങ്ങനെയെല്ലാരുന്നു സത്യം പറഞ്ഞ അതോര്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

ഉം അതെ ഇത് ശെരിയാണ് നമ്മളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത്ബ് അഹ് നമ

പ്പോള്ളോരു എന്താ പറയാ ഒരു Technology പരമായിട്ടൊരു ഉയർച്ച ഒന്നും ആ Time ൽ ആ ഒരു സമയത്തുണ്ടായിട്ടില്ല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 ഒരു സമൂഹം തന്നെ എ ക് ആഹ് Government ആക്കിക്കൊടുക്കുന്നുണ്ട് അവരിക്ക്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 പഠിക്കുന്ന നമ്മളെക്കാളും കൂടുതലിപ്പോം അറിവും അല്ലെങ്കിൽ അതിൻറെ ചെയ്യണ്ട രീതികളും എല്ലാം നമ്മളെക്കാളും അല്ലെ പത്താം Class ൽ കുറവുള്ള കുട്ടികൾക്ക് കിട്ടണം അതിൽ കൂടുതലായിട്ട് അറിയണ്ടത് അവര്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 അല്ലങ്കിൽ അവർക്കെന്താണ് ആവശ്യം അത് മാത്രം ചെയ്ത മതിയൊരു വിദ്യാഭ്യാസ രീതി കാണപ്പെടും

അതെ അ ഞാനിങ്ങനെ വിചാരിച്ചരുന്നു പണ്ട് എ പണ്ടൊക്കെഇങ്ങനെ Survey കള് നടത്തുന്നത് പതിനൊന്ന് വർഷം അല്ലെങ്കി പത്ത് വർഷം കുടുമ്പഴല്ലേ Survey നടക്കു നടത്തുന്നത് അതേപോലെതന്നെ അഹ് നമുക്ക് എ കിട്ടുന്ന ചെറിയ പ്രായം മുതല് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനും ഈ സാങ്കേതികത എ സാങ്കേതിക എ മാറ്റങ്ങള് ഓരോ വർഷോം നമ്മള് ഇപ്പൊ നമ്മളീ Engineering ന്താ മേഖലകളിലേക്ക് വന്നപ്പൊത്തന്നെ നമുക്ക് ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് തന്നെ ഒരുപാട് എന്താ വിവരങ്ങളും അങ്ങനത്തൊക്കെ അറിയാൻ പട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ന്ന് ഇപ്പാന്ന് അറിയുന്ന തന്നെ എ പന്ത്രണ്ടാം Class പഠിക്കുന്ന സമയോം പത്താം Class പഠിക്കുന്ന സമായൊക്കെ ഇത് വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല എ അപ്പൊ എൻറെയൊരു അഭിപ്രായത്തില് ഒരു അഞ്ചോ ആറോ വർഷം കൂടുമ്പോ എ ഈ സാങ്കേതികമായിട്ടുള്ള വളർച്ച എ ഇങ്ങനെ ഇണ്ടാവുന്നതു കൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസവും അതുവായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ ഓരോ വ ഈ ഈ ഇത്രയിത്ര വർഷം കൂടുമ്പോൾ ഇങ്ങനെ എ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവും ഇങ്ങനെ വളർന്നോണ്ടിരിക്കണന്നെനിക് എ ചിന്ത ആരംഭിച്ചത് അതെ ആഹ് അത് പറയേണ്ടതാണ് സാങ്കേതിക വിദ്യയിലെ വളർച്ചകള് ആദ്യം നമ്മള്

നമ്മളെപ്പോ ഓർക്കേണ്ടതാണ് നമ്മളിപ്പോ ആ ഒരു രീതിയും പഠന രീതികള് കൊറോണ സമയത്ത് ഏറ്റോം ഉപകരിക്കപ്പെട്ടത് അദ്ദേഹത്തിൻറെ ആ ഒരു ആഹ് ഒരു ചിന്താഗതി ഇന്ത്യയിൽ തന്നെ ആ ഒരു ബൈജൂസ്‌ Application ആണ് അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെയൊരു നമ്മള് അഹ് സാങ്കേതിക പരമായി നോക്കുമ്പോ അതൊരു വളർച്ചയാണ് പക്ഷെ സാങ്കേതികതയുടെ എ കൂടുതലായിട്ട് ഇടപെട്ടുകഴിഞ്ഞാല് പല പ്രശ്നങ്ങളും കണ്ട് വരുന്നതുണ്ട് അത് പലപ്പോഴും പല വിദ്യാഭ്യാസത്തിനു ബാധിക്കും കുടുംബപരമായി ബാധിക്കും അവിടെ വിദ്യാഭ്യാസത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതൊരു ചേർക്കുന്ന ആ ഒരു രീതി കണ്ടുകൊണ്ടിരുന്ന ഉണ്ട്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 ഉം അതെ വിദ്യാഭ്യാസം ന്ന് പറയുന്നത് അതെ എ പാഠപുസ്തകത്തിലുള്ളത് മാത്രല്ലല്ലോ നമ്മളെ മനസികമായിട്ടുള്ള ഒരു വളർച്ചയും പിന്നെ എ അങ്ങനെത്തെ ഒക്കെ നോക്കിട്ടാണല്ലോ ഒരു വിദ്യാഭ്യാസംന്ന് പറയുന്നത് കൊണ്ട്

അവിടെ അതെ അപ്പൊ ആഹ് ഈ ചെറിയ Class കളിലൊക്കെ ഇങ്ങനെ എ ഈ

ഒരു എന്താ പറയാ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഉള്ള വിഷയങ്ങളിലും അഹ് കുട്ടികളെ ബോധവാന്മാരാക്കണം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് കുട്ടികൾ അറിയണം എല്ലാം അറിഞ്ഞിരിക്കണമെന്നല്ല അഹ് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന വിവരങ്ങൾ അവരറിഞ്ഞിരിക്കണം അതെ ഇപ്പോം ഒര് പെട്ടെന്നൊരാള് വന്ന് ചോയിക്കുവല്ലോ അപ്പോം നമ്മള് ഒന്നിനും അറിയാത്ത പോലെ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 സമു സമൂഹ പ്രശ്നങ്ങള് എ സാമൂഹിക സംസാരിക്ക പെടുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പളത്തെ കൂട്ടിയക്ക് അല്ലെങ്കില് നമ്മളെപ്പോലത്തെ കൂട്ടുകാര് ആരും ശ്രദ്ധിക്കൂല വെറുതെയൊരു തമാശ രീതില് തള്ളിക്കളയുന്ന സാഹചര്യയാണ് കണ്ട് വരുന്നത് അതെ എനിക്ക് തോന്നിട്ടുണ്ട് അഹ് കാരണം നമ്മള് ഈയൊരു വിഷയം എന്നല്ലതിനെ പറ്റിറ്റൊന്നും അതികോം നമ്മള് ഒരു സുഹൃത്തുക്കളോടായിറ്റും ഇങ്ങനെ നമ്മുടെ വീട്ടിലായാലും അവിടൊക്കെ ആയിറ്റും നമ്മള് ഈയൊരു കാര്യത്തെ പറ്റി നമ്മള് അതികം സംസാരിക്കാറില്ല ഉണ്ടോ ഇല്ലല്ലോ നമ്മള് സാധാരണ സംസാരിക്കണം സംസാരിച്ചിട്ട് നമ്മള് ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യണം എന്നാല് മാത്രേ നമുക്ക് എന്താണ് ഏതാണ് പലരുടെയും കാഴ്ചപ്പാട് ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളു പൊതു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചും അതിൻറെ പ്രശ്‌നങ്ങളെക്കുറിച്ചും അല്ലെങ്കില് അതില് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിലെ മാറ്റങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കും

അപർണ്ണ അഹ് എന്താ പന്ത്രണ്ടാം Class ലെന്താ പഠിച്ചത് പത്ത് കഴിഞ്ഞിട്ട്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 എന്താ പറയാ Biology science എടുക്ക ഇത്ര A plus കിട്ടിയാൽ Commerce എടുക്കണം പണ്ട് മുതലേ കണ്ടു വരുന്ന ആ ഒരു രീതി സ്ഥിതിക്ക്

ആഹ് എനിക്ക് തോന്നുന്നു പത്താം Class ല് മുഴുവൻ A plus ആണെന്ന് തോന്നുന്നു കിട്ടിയത്

പ്രത്യേക മാനസിക സമ്മർദ്ദം അദ്ധ്യാപകരുടെ വീട്ടുകാരുടെ എല്ലാം കൊണ്ട് തന്നെ ആയിപ്പോയി അന്നൊക്കെ പറഞ്ഞു കേട്ടത് പത്താം Class ആണ് ഏറ്റോം വലിയ വിദ്യാഭ്യാസത്തിലെറ്റോം വലിയ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 ശെരിയാ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുവാരുന്നു ഞാനൊക്കെ എടുത്ത Computer science ന്ന് പറഞ്ഞാ ഈയൊരു വിദ്യാഭ്യാസ മേഖലയില് ഇനിയൊരു എന്താ ഒരു പഠിക്കാൻ

എ സാങ്കേതിക വിദ്യ ഇങ്ങനെ വളർന്നോണ്ടിരിക്കുന്നെയാ വളർന്നൊണ്ടെ ഇരിക്കുന്ന സാധനം College കളിലേക്ക് എല്ലാ വർഷവും അങ്ങനെ പോകുന്നില്ല നമുക്ക് വെണ്ടിക്കല് എ വീട്ടിലിരുന്നുകൊണ്ട് Computer തന്നെ എന്ത് വേണ്ടീക്കലും എ നോക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പഠിക്കാലോ അപ്പൊ എൻറെയൊരു മേഖലയില് എനിക്കെന്തായാലും ഇതിലും ഉയർന്നൊരു എ പഠനം അതെ നമ്മള് ഉപരിപഠനംന്ന് പറഞ്ഞ് പഠിക്കുന്നത് ആരോ എഴുതി വെച്ച കൃതികള് മാത്രാണ് അതില് കൂടുതല് നമ്മള് പഠിക്കാൻ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

നമ്മളിങ്ങനെ ഈ പന്ത്രണ്ടാം Class ലും പത്താം Class ലും പഠിച്ച ഇതില് വെച്ചിട്ട് എ വളരെ ഒരു വെത്യസുള്ള ഒരു മേഖലെലക്കല്ലേ നമ്മള് വന്നത് അപ്പൊ പെട്ടെന്നിങ്ങനെ ഇത് മാറുമ്പോ നമുക്കത്തിൻറെ ഒരു വ്യത്യാസം നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് രണ്ടും തമ്മിലുള്ള ആഒരു വ്യത്യാസം അതെ പ്രത്യേകിച്ച് ഞാൻ Biology science ആയിരുന്നു ആഹ് ആദ്യം ഞാൻ പന്ത്രണ്ടാം Class എടുത്തത് അവിടുന്ന് പിന്നെയി Computer science ലേക്ക് വരുമ്പോ ഉള്ളൊരു എ ബുദ്ധിമുട്ടല്ല എന്നാ ഒരു ഒരു മറ്റോ ഉണ്ടല്ലോ എ പിന്നെ നമ്മള് Biology ഒന്നും പഠിക്കുന്നില്ല Computer science ആണെങ്കില് പത്താം Class ല് പഠിച്ചിട്ട് നിർത്തിയതുവാണ് അപ്പൊ അതിൻറെയൊരു എ എന്താ പറയാ ഒരു പ്രശ്നം ആദ്യം ഇണ്ടായിരുന്നു പിന്നെ അതുവായിട്ടിങ്ങനെ അഹ് പഠിച്ച് അങ് Ready ആവുന്നതാണ്

ഇഷ്ട്ടപെട്ട മേഖല ഏതെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുത്ത് പഠിക്കുന്നെയാണ് എന്തിനോവേണ്ടി പഠിക്കുന്നു എന്താണ് പഠിക്കുന്നത് പോലും അറിയാതെ നമ്മള് കണ്ട് വരുന്നത് വിദ്യാഭ്യാസ രീതി മാറുന്നതോടൊപ്പം നമ്മുടെ എല്ലാം മാറുവാരിക്കുന്നുള്ള പ്രദീക്ഷിച്ചുകൊണ്ട് മാറട്ടെ മാറും എന്ന് വിശ്വസിക്കുന്നു ആഹ് നീയും അങ്ങനെ വിശ്വസിക്കുന്ന് കരുതുന്നു അല്ലെ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

അപ്പൊ എന്നാ ഞാനും കയിചില്ല ഞാനും എന്ന കയിക്കട്ടെ പോയിട്ട് അപ്പൊ എന്ന ശെരി hello hello എവിടാണ് എന്താണ് കൊറച്ചു ദിവസായിട്ട് വിവരൊന്നും ഇല്ലല്ലോ ന് തൃശൂരായിരുന്നു ഈഇടെ അവിടൊരു theatre festival ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ആഴ്ച ആഹ് കഴിഞ്ഞ ആഴ്ചയല്ലേ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

ഞാൻ അന്ന് ഇടക്ക് പറഞ്ഞിരുന്നു അവിടന്ന്

ആഹ് നമ്മള് ഇടയ്ക്കു message അയച്ചിരുന്നു ശരിയാ പിന്നെ ഞാനും കൊറച്ചു തെ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 എന്റെ ആദ്യത്തെ ആയിരുന്നു ഞാനും ഈ എല്ലാ പ്രവാശ്യും നമ്മടെ friends പറയുന്ന കേൾക്കുന്ന ആണല്ലോ നാടകോത്സവത്തിനു കേറണോന്നു ഒക്കെ അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഒരു സമയം കിട്ടിയപ്പോ തൃശൂർക്ക് കേറി മൊത്തം ഞാൻ പത്തുദിവസം ഇരുന്നു കണ്ടുട്ടോ വളരെ വളരെ പത്തുദിവസം ഉണ്ടല്ലേ ആഹ് നാടകം ആയത് കൊണ്ട് സമയം കൊറച്ചും കൂട ആ ബുദ്ധിമുട്ടാണല്ലോ പത്തുദിവസം

ഏതാണ്ട് film festival പോലെ പക്ഷെ ഇതാ ഉച്ചയ്ക്ക് ശേഷല്ലേ നാടകങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞു

ശേഷാണ് നാടകങ്ങൾ തുടങ്ങുക അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നെണ്ണം ഉണ്ടാകും minimum ഒരു മൂന്നെണ്ണം ഉണ്ടാകും രാത്രി വരെ അപ്പൊ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 ഇപ്പൊകാണെ ഇത് ഞാൻ ഇനിയും ഒരിക്കെ കൂടി തിരിച്ച് ഇനിയും അടുത്ത വർഷം വരാൻ തോന്നുന്ന രീതിയിൽ ആയിരുന്നു എനിക്ക് തോന്നിയത് പിന്നെ